നമസ്ക്കാരം അഭിജിത്ത് എന്തൊക്കെയുണ്ട് വിശേഷം? നമസ്കാരം നവ്യ സുഖമായിരിക്കുന്നു . നവ്യയ്ക്ക് എന്തൊക്കെയുണ്ട് ? നല്ല വിശേഷങ്ങൾ കുറേ നാളായല്ലോ വിളിച്ചിട്ട് അത് കൊണ്ട് വിളിച്ചതാണ്. ഏഹ് എങ്ങനെയുണ്ട്? അതെ യാത്രകൾ പോവാറുണ്ടോ അഭിജിത്ത്? അതേ സുഖമായി തന്നെ ഇരിക്കുന്നു . കുറെ നാലായില്ലേ നമ്മൾ സംസാരിച്ചിട്ട് അതേ ഞാനൊരു നീണ്ട യാത്രയിലായിരുന്നു . അതുകൊണ്ടാണ് നമ്മൾ കുറച്ചു നാളായിട്ട് വിളിക്കാൻ പറ്റാതിരുന്നത് . ആണോ ഞാനും ഒരു നീണ്ട യാത്രയിലായിരുന്നു. ഞാന് ഈ കുറച്ചു നാളുകൾക്ക് മുന്നെ തായ്ലൻ്റെ പോയിരുന്നു. അവിടെ നല്ല രസമാണ്. അവിടുത്തെ കുറേ വിശേഷങ്ങളുണ്ട്. ഞാൻ നിന്നെ പങ്കു വെക്കാൻ വേണ്ടി വിളിച്ചതാണ്. പറയൂ നവ്യ കേളക്കാൻ കൊതിയാവുന്നു . ഞാനാണെങ്കിൽ ഒരു ഏഴ് ദിവസത്തെ യാത്രയായിരുന്നു പോയത്. അപ്പോ അന്നാണെങ്കിൽ ഏഹ് ഞങ്ങൾ വിമാനത്തിലാണ് പോയത്. എൻ്റെ ആദ്യത്തെ വിമാന യാത്രയായിരുന്നു അത്. അപ്പോൾ ഞങ്ങൾ ആദ്യം ശ്രീലംങ്കയിലെത്തി. അതിന് ശേഷം അവിടുന്ന് വിമാനം പിടിച്ച് തായ്ലന്റിൽ പോയി. പിന്നെ അവിടെയാണെങ്കിൽ കുറേ അമ്പലങ്ങളും ഏഹ് അവിടുത്തെ സംസ്കാരങ്ങളൊക്കെ വളരെ അധികം രസമുള്ളതായിരുന്നു. അതൊക്കെ നമുക്ക് കാണാൻ അതൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷം, ഒരു കുളിർമ ഒക്കെ നൽകും എപ്പോൾ എപ്പോഴും നമുക്ക് ഒരു ശാന്തിയും സമാധാനവും തരുന്ന സ്ഥലമാണ്. നവ്യ കുടുംബത്തോടൊപ്പം ആണോ പോയത് ? അതെ അതെ ഞാൻ കുടുംബത്തോടൊപ്പമാണ് പോയത്. അമ്മയും അച്ഛനും പിന്നെ അമ്മയുടെ കൂട്ടുകാരും അച്ഛന്റെ കൂട്ടുകാരുമൊക്കെയായിട്ടാണ് പോയത്. അഭിജിത്ത് എവിടേക്കെങ്കിലും യാത്രക്ക് പോയിട്ടുണ്ടോ? അഭിജിത്ത് എവിടെയെങ്കിലും യാത്ര പോയിട്ടുണ്ടോ?

ആ ഞാനൊരു യാത്ര കഴിഞ്ഞ് വന്നതെ ഉള്ളു . എന്റെ സുഹൃത്തുക്കൾക്കൊപ്പം. നമ്മുടെ കേരളത്തിൽ തന്നെ ആയിരുന്നു . വയനാട് ജില്ലയിലേക്ക്

ഞങ്ങൾ അഞ്ച് ദിവസത്തേക്കാണ് പോയത് അപ്പോ മുഴുവനൊന്നും കണ്ട് തീർക്കാൻപറ്റിയില്ലെങ്കിലും കുറച്ചൊക്കെ കണ്ടു . പിന്നെ പ്രധാനമായും യാത്ര പോകാൻ തീരുമാനിച്ചത് തന്നെ നമ്മളെ ഈ നഗരത്തിന്റെ ഒരു തിരക്കിൽ നിന്നും മടുപ്പിൽ നിന്നുമൊക്കെ ഒരു വിശ്രമം എന്നുള്ള ഇതിലാണ് നമ്മൾ യാത്ര പോകാൻ തീരുമാനിച്ചത് .

പോയിക്കൊണ്ടിരിക്കുന്ന ജീവിത ശൈലിയിൽ നിന്നും വ്യത്യസ്ഥമായിട്ട് നമുക്ക് യാത്രക്ക് പോകുമ്പോൾ വളരെ അധികം ഒരു കുളിർമ നമ്മുടെ മനസ്സിന് ലഭിക്കുന്നതാണ്.

നമ്മുടെ ഈ തിരക്കിട്ട ജീവിതത്തിൽ നിന്നും ഒരു ഇടവേള . എന്ന ഇതിലാണ് യാത്ര പോയത് . വയനാട് ചെന്നിട്ട് അവിടത്തെ ഇപ്പോഴത്തെ കാലാവസ്ഥയെ പറ്റിയാണ് പറയേണ്ടത് . വളരെ നല്ല ഒരു കാലാവസ്ഥ ആയിരുന്നു . കാരണം അവിടെ ചെന്നിട്ട് തണുപ്പും അതേ നമ്മുടെ ഈ നഗരത്തിന്റെ ചൂട് ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല . അപ്പോ ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ യാത്രകൾ പോകുന്നത് എനിക്ക് വളരെ താല്പര്യം ഉള്ള കാര്യമാണ് . ഇനി ഞാൻ അടുത്തൊരു യാത്ര

എന്റെ മനസ്സിലുണ്ട് . അത് കുറച്ചും കൂടി ഒരു നീണ്ട യാത്ര ആണ് എന്റെ മനസ്സിലുള്ളത് . നമ്മുടെ ഭാരതം മുഴുവൻ ഒന്ന് കറങ്ങി വന്നാലോ എന്നാണ് ആലോചിക്കുന്നത് . ആണോ? എന്നാൽ ഞാനും അതിൽ കൂടെ ചേരാം. എനിക്കും ഒന്ന് കാണണമെന്നുണ്ട് ഭാരതമൊക്കെ മൊത്തത്തിൽ പുറത്ത് പോയി എല്ലാം കാണുന്നതിൽ നല്ലത് നമ്മൾ ആദ്യം തന്നെ നമ്മുടെ കേരളത്തിലേയും ഭാരതത്തിലേയും ഒക്ക സ്ഥലങ്ങളൊക്കെ കാണുന്നതല്ലേ അതേ വളരെ അധികം കാരണം ഇപ്പോ ഒരു പുറം രാജ്യത്ത് ചെന്ന് അവിടത്തെ ഒരാള് നമ്മുടെ സംസ്കാരത്തെ പറ്റി ചോദിക്കുമ്പോൾ നമുക്ക് അത് പറഞ്ഞു കൊടുക്കാൻ അറിയണമല്ലോ നമ്മൾ ഓരോ സംസ്കാരത്തെ പറ്റിയും പടിക്കണമെങ്കിൽ അതാത് സ്ഥലങ്ങളിൽ ചെന്നിട്ട് അവിടത്തെ ആളുകളുമായി ഇടപഴകുകയും മറ്റും ചെയ്യുമ്പോൾ ആണല്ലോ നമുക്കത് മനസ്സിലാകുന്നത് . അതെ അതെ നമ്മുടെ കേരളത്തിലുള്ള സ്ഥലങ്ങൾ ആദ്യം ക്കും പോയി നോക്കണം എന്നാണ് എന്റെ ആഗ്രഹം. ഈ വയനാട്ടിലൊന്നും ഞാൻ ഇത് വരെ പോയിട്ടില്ല. മൂന്നാറിൽ മാത്രമേ പോയിട്ടൊള്ളൂ. വയനാട് എങ്ങനെയാ എങ്ങനെയാണെന്ന് എനിക്ക് കാണാൻ ആഗ്രഹമുണ്ട്. തണുപ്പ് ഒക്കെ ആണെന്ന് കുറേ പേർ പറയുന്നത് ഞാൻ കേട്ടായിരുന്നു.

എന്റെ ഇരുചക്ര വാഹനത്തിൽ സുഹൃത്തുക്കള് ഒപ്പം

വിമാനത്തിൽ കയറിയത് എങ്ങനെ ഉണ്ടായിരുന്നു ? പുതിയ ഒരു അനുഭവമായിരിക്കും അല്ലേ ? അതെ അതെ പുതിയ ഒരു അനുഭവമാണ് ഈ ഇരു ചക്ര വാഹനത്തിൽ എനിക്ക് പോകണമെന്നുണ്ട്. പക്ഷെ നമ്മുടെ ഏഹ് ഏഹ് എനിക്കതിന് പറ്റോ എന്ന് എനിക്കറിഞ്ഞൂടാ ആരെങ്കിലും ഒരാൾ കൂട്ടുണ്ടെങ്കിൽ എനിക്ക് പോണം പോയാ കൊള്ളാം എന്നാണുള്ളത്. അഭിജിത്ത് ഏഹ് നമുക്ക് വേണങ്കിൽ ഒരു ദിവസം പോകാം. ഹമ് പിന്നെ എവിടേക്ക് പോകാനാണ് അഭിജിത്തിന് ആഗ്രഹം

ഇനി ഓരോരോ സംസ്ഥാനങ്ങളായി ഒന്ന് കറങ്ങണമെന്നാണ് ആഗ്രഹം . ഒറ്റയടിക്ക് ഭാരതം മുഴുവൻ കാണാൻ സാധിച്ചില്ലെങ്കിലും ഓരോരോ സംസ്ഥാനങ്ങൾ പിന്നിട്ട് പിന്നിട്ട് അങ്ങനെ പതിയെ പതിയെ ഭാരതം മുഴുവൻ ഒന്ന് കാണണം . അതിന് ശേഷമേ ഞാൻ പുറത്തേക്ക് എന്തെങ്കിലും ചിന്തിക്കുന്നുള്ളു

എൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു അവൾക്ക് തീരെ മനസ്സിന് സുഖമില്ലാത്ത സമയത്ത് എൻ്റെ കൂടെ ഒരു ദിവസം പുറത്ത് പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഒരു രണ്ട് മൂന്ന് ദിവസം ഏഹ് മൂന്നാർ പോയി നിന്നായിരുന്നു അപ്പോൾ അവൾക്ക് അവളുടെ മനസ്സിലേക്ക് കാര്യങ്ങളൊക്കെ എന്നോട് പങ്കു വെക്കാൻ പറ്റി. പിന്നെ അവളുടെ വിഷമങ്ങളൊക്കെ അവൾക്ക് മറക്കാൻ സാധിച്ചു. അങ്ങനെ കുറേ നല്ല നല്ല കാര്യങ്ങൾ സംഭവിച്ചാർന്നു. അതേ യാത്ര നമ്മുടെ മനസ്സിന് വളരെ അധികം സുഖം നല്കുന്ന ഒരു കാര്യമാണല്ലോ ? നവ്യ ആദ്യമായി വിദ്യ വിദ്യാലയത്തിൽ നിന്നും മറ്റും വിനോദ യാത്ര പോയത് ഓർക്കുന്നുണ്ടോ? ആഹ് എൻ്റെ എൻ്റെ വിദ്യാലയത്തിൽ നിന്നും ഞങ്ങൾ എപ്പോഴും ഒരു ദിവസത്തെ ഏഹ് യാത്രക്കാണ് പോകാറുണ്ടായിരുന്നത്. അപ്പോ ഏഹ് ഞങ്ങളാണെങ്കിൽ ഒരു യീഷാ ആശ്രമം എന്ന ഒരു സ്ഥലത്ത് പോയിട്ടുണ്ടാർന്നു.

അപ്പോഴാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഭയങ്കര നിശബ്ദത ഉള്ള ഒരു സ്ഥലമായിരുന്നു. ഓഹ് അതേ അല്ലേ . ആ എനിക്ക് അവിടെ പോകണമെന്ന് വളരെ അധികം ആഗ്രഹമുണ്ടായിരുന്നു . കഴിഞ്ഞശിവരാത്രിക്ക് പോകാനായിട്ട് എനിക്ക് ഒരു പദ്ധതി ഉണ്ടായിരുന്നു. പക്ഷേ ചില കാരണങ്ങളാൽ സാധിച്ചില്ല . എന്റെ ചില സുഹൃത്തുക്കൾക്ക് വരാൻ സാധിക്കാഞ്ഞത് മൂലം പോവാൻ കഴിഞ്ഞില്ല എനിക്ക്എ. ന്തായാലും അടുത്ത് തന്നെ ഞാൻ അങ്ങോട്ട് പോകുന്നുണ്ട് . അതെ ലെ.അത് വളരെ നല്ല ഒരനുഭവമായിരുന്നു. എന്തായാലും അതിന് ശേഷം പിന്നെ ഞങ്ങൾ

അങ്ങനെ അധികം പോയിട്ടില്ല. അപ്പൊ അഭിജിത്ത് എവിടെയൊക്കെയാണ് പോയിട്ടുള്ളത് വിദ്യ വിദ്യാലയത്തിൽ നിന്നും ഞാൻ ഒമ്പതാം ക്ലാസ്സിൽ പടിക്കുമ്പോൾ മൂന്നാറ് പോയിട്ടുണ്ട് . അത് ഒരു രണ്ട് ദിവസത്തെ വിനോദ യാത്രയായിരുന്നു . അത് സ്ഥലം കാണുന്നതിൽ ഉപരി സുഹൃത്തുക്കളുമായി

ദിവസങ്ങൾ ആയിരുന്നു എന്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് ആ ദിവസങ്ങള്

പത്താം ക്ലാസ്സിൽ പടിക്കുമ്പോൾ എ വിദ്യാലയത്തിൽ നിന്നും തന്നെ പോയിട്ടുണ്ട് . അത് ഒരു അഞ്ച് ദിവസത്തേക്ക് ആയിരുന്നു . അതു മൂന്നാറ് ഉണ്ടായി പിന്നെ തമിഴ്നാടിലെ ഒന്ന് രണ്ടു സ്ഥലങ്ങള് പഴനി അമ്പലം അവിടയൊക്കെ പോയിട്ടുണ്ടായിരുന്നു . അപ്പോ സുഹൃത്തുക്കളുമൊപ്പം അവിടെയെല്ലാം കറങ്ങി നടന്നു . നമക്ക് ഈ യാത്രക്ക് പോകുന്ന സമയത്ത് വളരെ അധികം അവരുടെ സംസ്കാരവും രീതികളും ഒക്കെ മനസ്സിലാക്കാൻ പറ്റും പല പല സംസ്ഥാനത്തുള്ള ആൾക്കാരുടെ രീതികളും ഏഹ് അവരുടെ ഏഹ് സംസാരവും അവരു അവര് കഴിക്കുന്ന ഭക്ഷണം അവരുടെ പല പല വ്യത്യസ്തമായ അനുഭവങ്ങളും നമ്മൾക്കറിയാൻ പറ്റും. അതിലൂടെ നമുക്ക് നമ്മുടെ ഭാരതത്തിനെ കുറച്ചു കൂടി വളരെ നല്ലോണം അറിയാൻ പറ്റും. അതിനെ പറ്റി എന്താണ് അഭിജിത്തിന്റെ അഭിപ്രായം?

അതേ അതേ യാത്ര ചെയ്യുന്നത് നമുക്ക് എന്തുകൊണ്ടും പുതിയ അറിവുകൾ നേടാനും പുതിയ സംസ്കാരങ്ങൾ പടിക്കാനും പുതിയ ആളുകളെ പരിചയപ്പെടാനും ഉള്ള ഒരു ഉത്തമ വേദിയാണല്ലോ ? അത്കൊണ്ട് അത്കൊണ്ട് നമുക്ക് കൂടുതല് യാത്ര ചെയ്യാൻ എനിക്കുവളരെ താല്പര്യമുണ്ട് . അതെല്ലേ എന്നാൽ നമക്ക് ഒരു ദിവസം ഒരുമിച്ചൊരു സ്ഥലം വരെ എപ്പൊഴെങ്കിലും പറ്റുമ്പോഴൊക്കെ പോകാം.

: നമക്ക് നമുക്കൊരു ദിവസം ഈ അടുത്തുള്ള ഒരു ആനയാടിക്കുത്തെന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട്. അവിടെ പോയി നോക്കാം അവിടെയാണെങ്കിൽ വെള്ളച്ചാട്ടമുണ്ട്. അവിടെ നമുക്ക് കുളിക്കാനൊക്കെ പറ്റും.

അതെ അതെ ഇനി എഹ് എപ്പോഴെങ്കിലും ഏഹ് ഒഴിവുള്ള സമയം കിട്ടുമ്പോൾ അഭിജിത്ത് എന്നെ വന്നു കാണൂ അപ്പോൾ നമുക്ക് പോകാം എവിടെയെങ്കിലും അഭിജിത്തിന്റെ ഏതെങ്കിലും ഒരു കൂട്ടുകാരൻ ഇതേ പോലെ ഏഹ് യാത്രക്കൊക്കെ പോയിട്ട് ഏഹ് എന്തോ എവിടെ എന്തൊക്കെയോ ഒരു സമ്മാനങ്ങൾ കിട്ടിയെന്ന് ഞാനറിഞ്ഞല്ലോ എന്തായിരുന്നു ആ കൂട്ടുകാരൻ്റെ വിശേഷം? അതേ അതേ അവൻ സമ്മാനമെന്നതിലുപരി ആളൊരു പുതിയ തലത്തിലേക്കാണ് യാത്രയെ കൊണ്ടെത്തിച്ചത് . കാരണം അവൻ കാലനടയായിട്ടാണ് യാത്ര ചെയ്തത് . ഇവിടെ നിന്നും നമ്മുടെ ബാംഗ്ലൂരിലേക്ക് അതേല്ലേ എങ്ങനെയുണ്ടായിരുന്നു അവൻ്റെ യാത്ര? പുതിയ ഒരു നല്ല അനുഭവമായിരുന്നു എന്നാണ് അവൻ പറഞ്ഞത് . കാരണം പോകുന്ന വഴിക്കുള്ള കാഴ്ചകളും , പരിചയപ്പെടുന്ന ആളുകളും എല്ലാം അവരൊക്കെ വളരെ അധികം അവനെ സഹായിച്ചു . കാരണം അവന് ഭക്ഷണമാണെങ്കിലും

അതെ അതെ ഈ യാത്രയുടെ ഒരു ഏറ്റവും മികവിറ്റ കാര്യം എന്ന് പറയുന്നത് തന്നെ നമ്മൾ പല പല ആൾക്കാരെ ആണ് പരിചയപ്പെടുന്നത്. അപ്പൊ ഈ ആൾക്കാരെ പരിചയപ്പെടുമ്പോൾ ഓരോ ആൾക്കാരുടെ സ്വഭാവവും നമ്മുടെ ഈ നാട്ടിലെ എല്ലാ ആൾക്കാരുടേയും സ്വാഭാവം നമുക്ക് നല്ല പോലെ മനസ്സിലാവുന്നതാണ്. അപ്പോൾ ആരെയൊക്കെ നമുക്ക് വിശ്വസിക്കാം ആരെയൊക്കെ വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു ഇത് തന്നെ നമുക്ക് അതിലൂടെ അറിയാൻ പറ്റും. അതേ അതേ പിന്നെ പരിചയമില്ലാത്ത ഒരു സ്ഥലത്തേക്ക് അല്ലെങ്കിൽ നാട്ടിലേക്ക് യാത്ര ചെയ്തിട്ട് തിരിച്ചു വരുമ്പോ നമുക്കവിടുന്നു കിട്ടുന്ന അറിവുകൾ എന്ന് പറയുന്നത് അത് ഒരിക്കലും ഒരു പുസ്തകത്തില് നിന്ന് വായിച്ചെടുക്കാനോ മറ്റും കഴിയാത്ത ഒരു അറിവാണ് . കാരണം നമ്മൾ അത് നേരിട്ട് അനുഭവിച്ച് അറിയുന്ന കാര്യമാണല്ലോ ? അതെ നമ്മളിപ്പോൾ ഈ ഏഹ് കാശ്മീരൊക്കെ പോകുകയാണെങ്കിൽ നമ്മുടെ ഇവിടെ ഒന്നും മഞ്ഞെന്ന് പറയുന്ന ഒരു സംഭവം നമ്മളിത് വരെ കണ്ടിട്ടില്ല. കാശ്മീരൊക്കെ പോകുകയാണെങ്കിൽ നമ്മൾ ഈ കേട്ട് പരിചയമുള്ള ഈ മഞ്ഞ് എന്ന് പറയുന്ന സംഭവം നമുക്ക് അനുഭവിക്കാൻ പറ്റും. അത് നമുക്ക് ചിലപ്പോ മനസ്സിനൊക്കെ വളരെ സന്തോഷം നൽകും. നമ്മളീ കേട്ട് പരിജയം ഉള്ളത് അല്ലാണ്ട് നമ്മള് നേരിട്ട് കാണുന്ന സ ഇതായത് കൊണ്ട് നമുക്കത് ഒരു കുളിർമയും ഒരു സന്തോഷവും നമുക്ക് എല്ലാവരോടും പറയാനുള്ള ഒരു വലിയ ഒരു അനുഭവം ഒക്കെ ആയി മാറും. അതേ അതേ എന്റെ ഒരു സുഹൃത്ത് ഇന്നലെ ഹിമാചൽ പ്രദേശിലേക്ക് യാത്ര പോയിട്ടുണ്ടായിരുന്നു. അതിന്റെ ചില ചിത്രങ്ങൾ ഒക്കെ കണ്ടപ്പോ എനിക്ക് വളരെ അധികം ആഗ്രഹം തോന്നി. ഒന്ന് ഒരു തവണ എങ്കിലും അവിടെ പോണം കാണണമെന്ന്

നല്ല കാണാൻ കൺകുളിർക്കെ കാണാൻ പറ്റിയ കാഴ്ച്ചകളുമൊക്കെ അവൻ വിവരിച്ചു തന്നു . അത് കേട്ടപ്പോൾ എനിക്ക് വളരെയധികം കൊതിയായി അവിടെയൊന്ന് പോകാൻ വേണ്ടിയിട്ട് .

ഈ ഇരുചക്ര വാഹനം സുഖിപ്പിക്കാനുള്ള എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് സത്യമാണെന്നൊന്നും അറിഞ്ഞൂടാ. എനിക്ക് ഒന്ന് ഏഹ് ചെന്ന് നോക്കണം കാണണം എന്നൊക്ക ആഗ്രഹമുണ്ട്. അവൻ പോയി വന്ന ശേഷം ഇതെല്ലാം നവ്യാ കേളക്കുന്നില്ലേ? ഞാൻ പറയുന്നത് ആഹ്. ആഹ് കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് ആ ഒരു നിമിഷം പ്രതികരണം ലഭിക്കാഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു പ്രശ്നമുണ്ടായി എന്ന് ആഹ് ഓഹ് ഏഹ്‌ എന്തോ ആദ്യം ഒന്നും കേട്ടില്ലായിരുന്നു പെട്ടെന്ന് എന്തോ പറ്റി. ഓക്കെ അപ്പോൾ ഏഹ് നമുക്കെന്തായാലും ഒരു ദിവസം ഏഹ് പുറത്തെവിടെയെങ്കിലും പോവാം. അഭിജിത്ത് അഭിജിത്ത് ഒഴിവുള്ള സമയം നോക്കിയിട്ട് വീട്ടിലേക്ക് വരൂ

നമ്മൾ ഒരു യാത്ര പോകുമ്പോഴേക്കും അതിനെ പറ്റി ഒരു വ്യക്തമായ പദ്ധതി നമ്മുടെ മനസ്സില് ഉണ്ടാകണം . എന്നാലേ നമുക്ക് സമയം വളരെ എന്താ പറയാ നമുക്ക് വളരെ നന്നായി ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളു . അതെ എല്ലാത്തിനും മുന്നെ ഒരു പദ്ധതി ഉണ്ടാക്കുന്നത് വളരെ വല്യൊരു കാര്യമാണ്. അവിടെ പോകുമ്പോളെന്ത് ചെയ്യണം എവിടെ നിക്കണം എന്ത് ഭക്ഷണം കഴിക്കണം നമുക്ക് വയറിന് വേടിക്കുന്ന ഭക്ഷണം കഴിക്കണം. അങ്ങനെ കുറേ കുറേ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടതാണ്. അപ്പോൾ അത് തീരുമാനിക്കാൻ ഞാനൊരു ദിവസം എന്തായാലും അഭിജിത്തിനെ വിളിക്കുന്നതായിരിക്കും. അതേ യാത്ര പോകുമ്പോൾ ഈ ഭക്ഷണം എന്നുള്ളത് ഒരു വലിയ വിഷയമാണ് . കാരണം എല്ലാത്തരം ഭക്ഷണങ്ങളും നമുക്ക് ശെരിയാവണമെന്നില്ല . അപ്പോ നമ്മള് വളരെ അധികം മുൻകരുതലുകള് എടുത്തിട്ട് വേണം യാത്ര ചെയ്യാൻ. കുടിക്കാനുള്ള വെള്ളവും മറ്റും നമ്മള് കരുതണം . അങ്ങനെയൊക്കെയാണ് . അപ്പോ നമ്മൾ തീർച്ചയായും അപ്പോ നമുക്ക് തീർച്ചയായും അടുത്ത തവണ കാണാം. ഒരുമിച്ച് ഒരു യാത്ര പോകാം . ആഹ് ശരി എന്നാൽ ശരി എന്നാൽ നമുക്ക് അടുത്ത പ്രാവശ്യം കാണാം. ശരി